ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്നു പിന്നെ എനിക്കൊരു ചെസ്സ് ബോർഡ് വാങ്ങണോന്നുണ്ട്. അതിനെപറ്റി വല്ല്യ ദാരണയൊന്നുമില്ല എന്താ ഇതിനെകൊണ്ടുള്ള ഗുണം? ഇത് ഓർമശക്തിയൊക്കെ വർധിപ്പിക്കാൻ വളരെ ഗുണകരമായിട്ടുള്ളൊരു കളിയാണ്. അതുപോലെ അൽഷിമേഷ്സ് ഡിമെൻഷ്യ ഇങ്ങനെയുള്ള കുറെ മറവിരോഗങ്ങളില്ലേ അതിനൊ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ ഈ കളി വളരെ ഉപകാരപ്രദമാണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഇത് വളരെ നന്നായിട്ട് കളിക്കും അവർക്ക് പഠനത്തിലെ മികവു പുലർത്താനിത് സഹായിക്കും അതുപോലെ ആസൂത്രണം അവരുടെ ഏകാകൃത അച്ചടക്കം ക്ഷമ ഇങ്ങനെയുള്ള ചില സ്വഭാവ ഗുണങ്ങളൊക്കെ ചെസ്സിലൂടെ കുട്ടികൾക്ക് വളർത്തിയെടുക്കാനൊക്കെ പറ്റും. ചെസ് ബോർഡിൽ എത്ര കളവും കരുക്കളുമുണ്ട്? ചെസ്സ് ബോർഡില് അറുപത്തി നാല് കളങ്ങളാണ് ഉള്ളത്. മുപ്പത്തി രണ്ട്‌ വെള്ള കളങ്ങളും മുപ്പത്തി രണ്ട്‌ കറുത്ത കളങ്ങളും. ഒരു സമയം രണ്ടു പേർക്കാണിത് കളിക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ പതിനാറ് കരുക്കൾ വീതം ഇരു കളിക്കാർക്കും ഉണ്ടാവും.

ബോർഡ് വെയ്ക്കുമ്പോള് ആദ്യം ശ്രദ്ധിക്കേണ്ടത് വലതുഭാഗത്തെ ആദ്യകളം വെളുത്തതായിരിക്കണം. ഒരു രാജാവ്, ഒരു രാജ്ഞി, രണ്ട് ആന, രണ്ട് തേര്, രണ്ട് കുതിര, എട്ട് കാലാള് എന്നീ കരുക്കളാണ് ഓരോ കളിക്കാരനും ഉണ്ടാവുക. ഇടത്തെ മൂലയിലും വലത്തെ മൂലയിലുള്ള കളങ്ങളിൽ നമ്മള് ആഹ് തേരുകളാണ് വെക്കേണ്ടത്. തൊട്ടടുത്ത കളങ്ങളില് കുതിരകളെ വെക്കണം അടുത്ത കളത്തില് ആനയെയാണ് അണിനിരത്തേണ്ടത്. അപ്പോളീ രാജാവിൻ്റെയും രാജ്ഞിയുടെയും സ്ഥാനം എവിടെയാണ്? നടുവിലാണ് രാജാവിൻ്റെയും രാജ്ഞിയുടെയും സ്ഥാനം. ഇവയില് രാജ്ഞി സ്വന്തം നിറത്തിലുള്ള കളത്തിലാണ് അണിനിരക്കുക അതായത് തുടക്കത്തില് വെളുത്ത രാജ്ഞി വെളുത്ത കളത്തിലും കറുത്ത രാജ്ഞി കറുത്ത കളത്തിലുമായിരിക്കും ഉണ്ടാവുക. രാജ്ഞിയോട് ചേർന്ന് രാജാവും രണ്ടാം നിരയിലെ എട്ടു കളങ്ങളിലാണ് എട്ടു കാലാളുകളെ വയ്ക്കേണ്ടത്. വെള്ള കരുക്കൾ എടുത്ത് കളിക്കുന്ന ആളാണ് ആദ്യ കരു നീക്കുക. ഓരോ കരുക്കൾക്കും അവയുടേതായ ചലന രീതികളുണ്ട് ആ രീതിയിലൂടെ മാത്രമേ ഓരോ കരുക്കളും നമ്മള് നീക്കാൻ പാടുള്ളു. കളിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എതിരാളിയുടെ രാജാവിനെ ചെക്ക് മേറ്റ് അതായത് അടിയറവ് പറയിക്കുക എന്ന് ചെയ്യുക എന്നതാണ്. ഓരോ കരുക്കൾക്കും ഓരോ പ്രത്യേകതയുണ്ടല്ലേ അന്നേരം ഈ കുതിരയുടെ പ്രത്യേകത എന്താണ്? ചെസ്സിൽ അല്പം പ്രയാസമേറിയ നീക്കം നമ്മുടെ ഈ കുതിരേൻ്റെ തന്നെയണ്. നമ്മളെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എല്ല് രൂപത്തിലാണീ കുതിരയുടെ നീക്കം ഇത് വശങ്ങളിലേക്കോ മുന്നോട്ടോ പിന്നോട്ടോ ആകാം. മറ്റൊരു കരുവില്ലാത്ത ചില പ്രത്യേകളീ കുതിരക്കുണ്ട്. മറ്റു കരുക്കളുടെ മുകളിലൂടെ ചാടാം സ്വന്തം വഴിയിലെ കളങ്ങളിൽ മറ്റു കരുവുള്ളത് കുതിരയ്ക്ക് പ്രശ്നമല്ല. കുതിര നീക്കം അവസാനിപ്പിക്കേണ്ട കളത്തിൽ സ്വന്തം കൂട്ടത്തിൽ പെട്ട വേറൊരു കരു ഉണ്ടാകരുത്. എന്നാൽ ഇത് ഒരാളുടെ കരുവിനെ വെട്ടി എടുക്കുകയും ചെയ്യാം. മനസ്സിലായോ?

ചെസ്സിലെ ഏറ്റവും ശക്തിയുള്ള കരുവാണ്‌ രാജ്ഞി എന്ന് പറയുന്നത്. തേര് നീങ്ങുന്നത് പോലെ മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കും നീങ്ങാവുന്ന രാജ്ഞിക്ക് ആനയുടെതു പോലെയും കോണോടു കോൺ നീങ്ങാനും സാധിക്കും. മറ്റു കരുക്കളുടെ പിൻബലത്തോടെ രാജ്ഞിനെ കൊണ്ട് എതിരാളിക്ക് ചെക്ക് മേറ്റ് കൊടുക്കാനും സാധിക്കും. അതുപോലെ തൊട്ടടുത്ത ഏതെങ്കിലുമൊരു കളത്തിൽ മാത്രമേ രാജാവിനെ നീക്കാൻ കഴിയുകയുള്ളു. രാജാവിനെ അടിയറവ് പറയിക്കാനാണ് നമ്മളീ ചെസ്സ് കളി ലക്ഷ്യം വെക്കുന്നത്. അവസാന ഘട്ടത്തില് രാജാവ് നല്ല ഏഹ് നല്ല കളികള് ലഭിക്കും. രാജാവിനെ എതിരാളിയുടെ ചെക്ക് ഭീഷണിയിൽനിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ വരുന്ന അവസ്ഥയ്ക്കാണ് നമ്മളീ ചെക്ക് മേറ്റ് എന്ന് പറയുന്നത്.

കോണോടു കോണാണ് ഏഹ് ആനയുടെ നീക്കം. അതായത് മുന്നോട്ടോ പിന്നോട്ടോ എത്ര കളം വേണമെങ്കിലും ഈ ആനയ്ക്ക് നീങ്ങാം. കറുത്ത കളത്തിലുള്ള ആനയ്ക്ക് കറുത്ത കളത്തിലൂടെ മാത്രമേ നീങ്ങാൻ പറ്റുവൊള്ളൂ. വെളുത്ത കളത്തിലുള്ള ആനയ്ക്ക് വെളുത്ത കളത്തിലൂടെ മാത്രം

അപ്പോൾ തേരിൻ്റെയും കാലാളിൻ്റെയും പ്രത്യേകതയെന്താണ്? മുന്നോട്ടും പിന്നോട്ടും ഇരുവശങ്ങളിലും നമ്മുടെ തേരിന് നീങ്ങാൻ പറ്റും പക്ഷെ നീക്കങ്ങളെല്ലാം നേർരേഖയിലാകണമെന്ന് മാത്രം. വഴിയിലെ സ്വന്തം കൂട്ടത്തിൽ പെട്ട കരുക്കളൊന്നും ഉണ്ടായിരിക്കരുത് അതുപോലെ എതിരാളിയുടെ കരുവാണ് വഴിയിലുള്ളതെങ്കില് അതിനെ വെട്ടിയെടുക്കാം. പിന്നെ കാലാള്ന്ന് പറയുന്നത് ആദ്യ നീക്കത്തില് രണ്ട് കളമോ ഒരു കളമോ കാലാളിന് സ്വാതന്ത്ര്യമുണ്ട്. കാലാളിന് ഒരിക്കലും പിറകിലോട്ട് നീങ്ങാൻ പറ്റില്ല മുന്നോട്ട് ഓരോ കളം വീതം നീങ്ങാം എതിർ കരുവിനെ വെട്ടാൻ ഒരു കളം കോൺടാക്ട് കോൺ നീക്കിവെട്ടണം. അതായത് തൊട്ടുമുന്നിൽ ഇടത്തെ കോണിലോ വലത്തെ കോണിലോ ഉള്ള എതിർ കരുവിനെ വെട്ടിയെടുക്കാൻ കാലാളിന് കഴിയും. കാലാള് നിസ്സാരക്കാരനല്ല എന്തായാലും കേട്ടോ കാലാള് നീക്കി അവസാന കളത്തിൽ എത്തിക്കുന്ന കളിക്കാരന് ആ കാലാളിന് പകരം രാജാവ് ഒഴിച്ച് മറ്റ് ഏത് കരുവിനെയും സ്ഥാനക്കയറ്റം നൽകാം. സാധാരണഗതിയില് ശക്തിയേറിയ രാജ്ഞിയാണ് എടുക്കുക. തേര് ആന കുതിര മുതലായവയിൽ ഏതെങ്കിലും ഒന്നായും കാലാളിന് സ്ഥാനക്കയറ്റം നൽകാൻ പറ്റും. ഏഹ് എത്ര നീക്കം നടത്തിയാണ് നമ്മൾ അടിയറവ് കൊടുക്കേണ്ടത്? പലസ്ഥലങ്ങളിലും പതിനാറ് നീക്കങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അത് തെറ്റാണ് അതിൻറെ ഉത്തരം അയിമ്പത് നീക്കങ്ങൾ എന്നാണ്. ഓ അതേലെ ഞാനിനി ചെസ്സ് ബോർഡ് വാങ്ങി കഴിയുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കാം കേട്ടോ